Depository participant അടുത്ത് ചെന്നിട്ട് നമുക്കൊരു Demat account open ചെയ്യാൻ പറ്റും ആ Demat account ഇരിക്കുന്നത് Depository യുടെ കൈയിലാണ് അപ്പൊ ഒരു Depository participant എന്നൊരാളിണ്ട് അയാള് വഴിയാണ് Depository യുടെ അടുത്ത് നിന്ന് നമുക്കൊരു ഡി ഡാ Demat account എടുക്കാൻ പറ്റുക അതാണ് Depository participant ഒരു Bank നും Depository participant ആകാം അല്ലെങ്കിൽ Broker ക്കും Depository paticipant ആകാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് Upstox പോലുള്ളൊരു Broker എ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെടുത്തുന്ന് തന്നെ നമുക്കൊരു Trading account open ചെയ്യാൻ പറ്റും ഒരു Demat account ഉം Open ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മുഴുവൻ സംഭവവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പെട്ടന്നൊന്ന് ഈ Participants ന് പോയി നമുക്കൊന്ന് സംസാരിക്കാം Clearing house എന്ന് പറയുന്നത് അത് Stock market ൻറെ NSE യുടെയും BSE യുടെയും ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇവരാണ് ഒറപ്പ് വരുത്തുന്നത് ഇവിടോര് Investor share വിൽക്കുന്നുണ്ട് എങ്കില് ആ Share വാങ്ങാൻ ഒരാളിലേക്ക് കള കണ

ഇടയിൽ രണ്ട് Major depositories ആണിള്ളത് ഒന്ന് CDSL ലും ഒന്ന് NSDL ലുമാണ് CDSL എന്ന് പറഞ്ഞാൽ Central depositories services limited എന്നും NSDL അന്ന് പറഞ്ഞാൽ National securities depositories limited എന്നുമാണ് ഈ ഇതിനെപറ്റി നിങ്ങൾക്ക് കൂടുതൽ വായിക്കാൻ പറ്റുന്നതാണ് മനസിലാക്കാൻ പറ്റുന്നതാണ് അപ്പോളിത ഇവിടെയൊരാളിരിക്കുന്നുണ്ട് ഒരു വളരെ Major participant ആണ് നമ്മളിതുവരെ എടക്കൊന്ന് Mention ചെയ്തു എന്നാലും നമ്മള് അതിശക്തമായി അറിയണ്ട

പൈസ Involve ആയിട്ടുള്ള സ്ഥലമാണ് അതായത് പൈസ Involve ആകുന്നത് കൊണ്ട് പലരും Greedy ആകാൻ സാധ്യതയിണ്ട് പലരും എന്തെങ്കിലും ഉടായിപ്പ് പരിപാടികള് നടത്താൻ സാധ്യതയിണ്ട് ഈ Company കളൊക്കെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പൈസ Raise ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ കൊറേയധികം തെറ്റായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണല്ലോ Stock market നമ്മള് കൊറേ Fraud പറ്റിയും കാര്യങ്ങളും എല്ലാം News ൽ വായിച്ചിട്ടുള്ളതാണ് കഥകള് കേട്ടിട്ടുള്ളതാണ് ഹർഷദ് മെഹദാദ് Camp ഒക്കെ നമുക്കറിയുന്നതാണ് അതായതിന് Stock market ല് പണം Involve ആയത്കൊണ്ട് കുറെ പ്രശ്നങ്ങളും കുറെ തെറ്റായ കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അവിടെ Regulation വളരെ Important ആണ് Government സൂക്ഷ്മമായി നോക്കേണ്ടിയിരിക്കുന്നു ആരെങ്കിലും തെറ്റ് കാണിക്കുന്നില്ലല്ലോ ഒരു Company യും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 മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് ആവശ്യവും ഗുണവും ആയി മാറിയിരിക്കുകയാണെന്നു വേണം പറയാൻ ആശയവിനിമയത്തിലെയും നൂതനവും അതിശയിപ്പിക്കുന്നതുമായ വിനോദങ്ങളിലെ അതിശയകരമായ സംഭവ വികാസങ്ങൾ വിവരങ്ങളിലേക്കുള്ള പ്രവേശനവും ഒരിക്കലും കേൾക്കാത്ത ആളുകൾക്ക് ശബ്ദം നൽകാനുള്ള കഴിവും നൽകി ചരിത്രത്തിലെ

ഈ യുഗത്തിൻ്റെ രോഷമായി മാറിയിരിക്കുന്നു ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ചില social media platform കൾ ഏതൊക്കെയാണ് ലളിതമായി പറഞ്ഞാൽ സമീപവർഷങ്ങളിൽ social media platform കളുടെ ജനപ്രീതിക്കും വ്യാപകമായ ഉപയോഗത്തിനും കാരണമായ ഘടകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം സജീവ ഉപയോഗക്തങ്ങളുടെ എണ്ണത്തിനു സാഹചര്യവും ഏതെങ്കിലും ബന്ധമുണ്ടെന്ന് പല നിരീക്ഷകരും വിശ്വസിക്കുന്നു ഈ ഘടകം സംഘടനയുടെ വളർച്ചയിലും അതിൻ്റെ ആകർഷണീയതയിലും പങ്കാളിത്തത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നു ഈ application കൾ മറ്റ് നിരവധി application കളുടെ നിർമ്മാണ blog കൾ ആയി പ്രവർത്തിക്കുന്നു നിലവിൽ ലോകമെമ്പാടുമുള്ള രണ്ട് point ഏഴ് billion ൽ അധികം സജീവപ്രതിമാസ അംഗങ്ങളുള്ള ഈ ഗ്രഹത്തിലെ ഏറ്റവും ജനപ്രിയ social networking site ആണ് ഫേസ്ബുക്ക് വാട്ട്സ്ആപ്പ് മെസഞ്ചർ ഇൻസ്റ്റാഗ്രാം എന്നിവ ഉൾപ്പെടെ ഓരോ company യുടെ ഉടമസ്ഥതയിലുള്ള ഓരോ social media platform ലും പ്രതിമാസം ഒരു billion ൽ അധികം സജീവ ഉപയോഗ്‌താക്കൾ ഉണ്ട് കൂടാതെ social media ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ social media എത്രത്തോളം പ്രാധാന്യം അർഹിച്ചു എന്ന് കൂടുതൽ വ്യക്തമാകും social media ഉപയോഗത്തെക്കുറിച്ചുള്ള monograph ഒരു ആമുഖം ആളുകൾ എപ്പോഴും സമൂഹമായി ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തങ്ങളെ തന്നെ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മുൻകാലങ്ങളിൽ ആശയവിനിമയ രീതികൾ പരിമിതമായിരുന്നു ആളുകൾ അവരുടെ track കളിൽ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തി നേരത്തെ സാമൂഹികവൽക്കരണം പരസ്പരം സ്ഥലങ്ങൾ സന്ദർശിക്കുക വലിയ ഒത്തുചേരുകൾ

സാമ്പത്തിക ആശങ്കകളും വർദ്ധിക്കുന്നതിനാൽ ആളുകൾ അവരുടെ സാമൂഹിക ജീവിതം ചുരുക്കിയിരിക്കുന്നു സാങ്കേതിക വിദ്യയുടെ വരവോടെ social networking website കളും application കളും ലോകത്ത് ഒരു വിപ്ലവം

പങ്കിടുന്നതിലൂടെയോ കൈമാറ്റം ചെയ്യുന്നതിലൂടെയോ ഇത് ലോകമെമ്പാടുമുള്ള ആളുകളെ കൂടുതൽ അടുപ്പിച്ചു ഈ social networking site കൾ web അധിഷ്ഠിത സാങ്കേതികവിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതും ഉയർന്ന സംവേദനാത്മക platform കൾ സൃഷ്ടിക്കുന്നതും ആണ് മികച്ച സവിശേഷതകൾ access ആവൃത്തി ഉടനടി ഉപയോഗക്ഷമത സ്ഥിരത എന്നിവ കാരണം ഇത് ആഗോളതരത്തിൽ ആക്കം കൂട്ടി ഇത് വളരെയധികം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു അതിൻ്റെ ഉപയോഗം ഇന്ന് അവിശ്വസനീയമാവുംവിധം വർദ്ധിച്ചു അത് desktop computer കളിൽ നിന്ന്

അതും ഒരു ഇളക്കം മാർന്ന വേഗതയിൽ ഫേസ്ബുക്ക് ട്വിറ്റെർ മുതലായവ പോലുള്ള ചില പ്രധാന social media site കൾ നമുക്ക് വ്യക്തിപരമായി കണ്ടുമുട്ടാനും നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങൾ പങ്കുവയ്ക്കാനും കഴിയാത്ത ആളുകളുമായി ബന്ധപ്പെടാനും സുഹൃത്തുക്കളുമായും പരിചയക്കാരുമായും മികച്ച ബന്ധം വളർത്തിയെടുക്കാനുള്ള സാധ്യതയും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് മുതലായ ചില tool കൾ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ചിത്രങ്ങൾ video കളും പങ്കിടാനുള്ള platform നൽകിയിട്ടുണ്ട് social media ലെ be to be socialradio കൾ travel site കൾ എന്നിവ ആളുകൾക്ക് അവർ വാങ്ങുന്നതിനെക്കുറിച്ച് സുഹൃത്തുക്കളുമായും മറ്റുള്ളവരുമായും shopping നടത്താനും ചർച്ച ചെയ്യാനും എളുപ്പവും ആവേശകരവും ആക്കി ചില site കൾ ഉപഭോക്താക്കൾക്ക് രസകരമായ shopping അനുഭവം നൽകുന്നതിന് കൂട്ടായ വാങ്ങൽ offer കൾ വാഗ്ദാനം ചെയ്യുന്നു social media ഉം അതിൻ്റെ പ്രാധാന്യവും ഒരു വ്യക്തിയുടെയും ദിനചര്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള social media ഇടപെടൽ ഉൾപ്പെടുന്നു നിങ്ങൾ internet access ഉള്ളിടത്തോളം

അല്ലാതെ മറ്റാരുമായും സംസാരിക്കാൻ കഴിയാതെ എല്ലാവരും വീടുകളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഒറ്റപ്പെടാതിരിക്കാൻ covid nineteen കാലത്ത് സുഹൃത്തുക്കളുമായും കുടുംബങ്ങളുമായും ആശയവിനിമയം നടത്തേണ്ടത് അത്യാവശ്യമാണ് പൊട്ടിത്തെറിയുടെ ഫലമായി വ്യക്തികൾക്ക് വിനോദ video കൾ നിർമ്മിക്കുന്നതിനും social media വെല്ലുവിളികളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനും social media ഒരു പ്രധാന ഉപകരണമായി മാറി ഇത് ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ആളുകളെ തിരക്കിലാക്കാൻ സഹായിച്ചു digital marketing നെ പെട്ടെന്നുള്ള ഉയർച്ചയുടെയും വിപുലീകരണത്തിൻ്റെയും ഫലമായി ഈ വിപുലീകരണത്തിൽ social media ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു

കാലികമായി തുടരാനും കഴിയും എന്നാൽ അതോടൊപ്പം വരുന്ന എല്ലാ നന്മകൾക്കും എല്ലായിപ്പോഴും ഒരു പോരായ്മയുണ്ട് എത്ര പ്രയോജനകരമാണെങ്കിലും തൽഫലമായി ഇന്നത്തെ അതിവേഗ സമൂഹത്തിൽ social media യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇനി പറയുന്നവ social media യുടെ പ്രയോജനങ്ങൾ social media site കൾ പ്രായത്തിലും class ലുമുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നു സംവേദനാത്മക പങ്കിടൽ ഇല്ലാതെ ലൂടെ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു മാനം കൈവരിച്ചു ഇത് ഇപ്പോൾ കുറഞ്ഞ ചെലവിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമായി മാറിയിരിക്കുന്നു ഇന്ന് ഒരു പ്രശസ്തി ഉണ്ടാക്കുന്നതിനും തൊഴിൽ അവസരങ്ങൾ കൊണ്ടുവരുന്നതിനും social പങ്കിടലിൽ നിന്ന് ഒരാൾക്ക് പ്രയോജനം നേടാം ഒന്ന് അവർ വിശാലമായ പ്രേക്ഷകരെ ലക്ഷ്യമിടുന്നു ഇത് സമൂഹത്തിന് മൂല്യവത്തായതും ഫലപ്രദവുമായ ഉപകരണം ആക്കി മാറ്റുന്നു രണ്ട് വിദൂര പ്രദേശങ്ങളിൽ പോലും ഇത് ആളുകളിലേക്ക് എത്തുന്നു വിവരങ്ങൾ തീ പോലെ പടരുന്നു മൂന്നു social media കാരണം ദൂരം ഒരു പരിമിതി അല്ല social media website കളിലൂടെ സമൂഹത്തിലെയും പരിസ്ഥിതിയിലെയും ഏറ്റവും പുതിയ വാർത്തളും സംഭവങ്ങളും നിങ്ങൾ നിരന്തരം update ചെയ്യുന്നു ഓർക്കൂട്ട് ഫെയ്സ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം ലിങ്കിടിൻ സംഭവങ്ങളും എന്നിവയും മറ്റും പോലുള്ള site കളും vlog കളും ലോകമമ്പാടുമുള്ള ആളുകൾക്ക് connect ചെയ്യാനുള്ള ഉപകരണങ്ങളായി മാറിയിരിക്കുന്നു വീട്ടിലിരുന്ന് ആളുകൾക്ക് തൽസമയം സംഭാഷണങ്ങളിലോ തൽസമയം session കളിലോ ലോകത്ത് എവിടെയും നടത്തുന്ന പ്രഭാഷണങ്ങളിലോ പങ്കെടുക്കാം അഞ്ച് അധ്യാപകർക്കും professor മാർക്കും വിദൂരസ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത വിഷയങ്ങളിൽ പഠിപ്പിക്കാൻ കഴിയും ആറ് ലിങ്ക്ടിൻ ഗൂഗിൾ നൗകരി ജോബ് സേർച്ച് തുടങ്ങിയ ഒന്നിലധികം social media site കളിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ജോലിക്കുള്ള മികച്ച സാധ്യതകൾ തിരിച്ചറിയാനാവും തുടങ്ങി തങ്ങളുടെ ഉല്പന്നത്തെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും അവരുടെ brand പ്രോത്സാഹിപ്പിക്കുന്നതിനും വില്പന വർധിപ്പിക്കുന്നതിനും ഈ site കളെ ഒരു network ആയി ഉപയോഗിക്കാൻ social media company കളെ പ്രാപ്തമാക്കുന്നു ഇത് marketing ൻ്റെയും പരസ്യത്തിൻ്റെയും ചിലവ് ലാഭിക്കുന്നു എട്ട് social media യിലെ ഈ networking site കൾ യുവകലാകാരന്മാർക്ക് അവരുടെ അഭിനിവേശവും വ്യദക്തവവും പ്രദർശിപ്പിക്കുന്നതിന് സമഗ്രമായ നൽകുന്നു ഒമ്പത് സാമൂഹിക ആശയവിനിമയം ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് രാഷ്ട്രീയനേതാക്കൾ social media യുടെ platform ഉപയോഗിക്കുന്നു ഈ ദിവസങ്ങളിൽ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളും social media വഴി voter മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് പത്ത് ഇക്കാലത്ത് ഒരു വ്യക്തിയുടെ പ്രശസ്തിയോ ജനപ്രീതിയോ നിർണയിക്കുന്നത് അയാൾ ഈ social media site കളുമായി ഉണ്ടാക്കിയ link കളുടെ എണ്ണമാണ് പതിനൊന്നു ഇത് ഒരു മികച്ച വിദ്യാഭ്യാസ ഉപകരണമാണ് പന്ത്രണ്ട് വിവിധ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഇതിന് കഴിവുണ്ട് പതിനാ പതിമൂന്ന് internet ലൂടെ data കൈമാറ്റം ചെയ്യപ്പെടുന്ന വേഗത കാരണം ഉപഭോക്താക്കൾക്ക് ഏറ്റവും പുതിയ സംഭവവികാസങ്ങളിൽ തുടരാനാകും പതിനാല് മാധ്യമങ്ങളിൽ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ പ്പിക്കാൻ social media ഉപയോഗിക്കാം പതിനഞ്ച് കൂടാതെ ദീർഘത ദൂരം കുടുംബങ്ങളുമായും സുഹൃത്തുക്കളുമായും ആശയവിനിമയം നടത്തുന്നതും പോലെയുള്ള ചില സാമൂഹിക നേട്ടങ്ങൾ ഉണ്ട് പതിനാറ് online നിൽ അവിശ്വസനീയമായ തൊഴിൽ അവസരങ്ങൾ തുറക്കാനുള്ള കഴിവുണ്ട് social media യ്ക്ക് ധാരാളം positive effect കൾ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ മറ്റെന്തിനെയും

വായന തുടരുക social media യുടെ പോരായ്മകൾ എന്നിരുന്നാലും social media ഉപയോഗാക്താക്കൾക് ആസക്തി സൃഷ്ടിച്ചു വലിയ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇതിനു ചില പ്രതികൂല ഫലങ്ങൾ ഉണ്ട് ഒന്ന് social media ടെ ഉപയോഗാക്താക്കൾ വഞ്ചനാപരവും online തട്ടിപ്പുകൾക്കും ഇരയാകുന്നു അത് യഥാർത്ഥമാണെന്നു തോന്നുന്നു hacker മാർ വഞ്ചന നടത്താനും virus ആക്രമണങ്ങൾ നടത്താനും ഇത് ഒരു സാധ്യത തുറക്കുന്നു മൂന്ന് ഈ social media site കളിലെ അമിതമായ ഉപയോഗവും ആസക്തിയും കാരണം ആളുകളുടെ ഉത്പാദനക്ഷമത തടസ്സപ്പെടുകയാണ് company യെ കുറിച്ചുള്ള ജീവനക്കാരിൽ നിന്നുള്ള ഹാനികരവും അനാദരവുള്ളതുമായ അഭിപ്രായങ്ങളും അവലോകനങ്ങളും അതിൻ്റെ പ്രതിച്ഛായയെ വളരെയധികം തടസ്സപ്പെടുത്തുന്നു അഞ്ച് വിദ്യാർത്ഥികളും ഈ ദിവസങ്ങളിൽ social media site കളിൽ വളരെയധികം സജീവമാണ് അവരെ out door പ്രവർത്തനങ്ങളിൽ നിന്ന് പരിമിതപ്പെടുത്തുന്നു ആറ് ഈ social media കാരണം വിദ്യാർത്ഥികൾ തക തർക്കങ്ങളിൽ ഏർപ്പെടുന്നു ചിലപ്പോൾ school ൽ പൊരുത്തക്കേടുകൾ പരിഹരിക്കേണ്ടിവരും ഏഴ് വ്യക്തിപരമായ കോപമോ തർക്കമോ പ്രകടിപ്പിക്കാൻ ചില site കൾ ഉപയോഗിക്കുന്നു അതുമൂലം ധാരാളം കുഴപ്പങ്ങളും ആശയ കുഴപ്പങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു എട്ട് പരീക്ഷകളിൽ കോപ്പിയടിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുക ഒമ്പത് തൽഫലമായി വിദ്യാർത്ഥികളുടെ grade ഉം പ്രകടനവും തകർന്നു പത്ത് സ്വകാര്യ സ്വകാര്യതയുടെ അഭാവം മൂലം hacking data മോഷണം spaming സമാനമായ മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവ പോലുള്ള cyber സുരക്ഷാ ഭീക്ഷണികൾക്ക് ഉപയോഗാക്താക്കൾ കൂടുതൽ ഇരയാവുന്നു ഉപസംഹാരം social media യ്ക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഇത് ഉൽപാദനക്ഷമമായി ഉപയോഗിക്കുന്നത് വലിയ സഹായത്തിനുള്ള ഒരു ഉപകരണം ആയിരിക്കാം എന്നാൽ

ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മെ തന്നെ നിയന്ത്രിക്കാതെ സന്തുലിതമാക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് പതിവ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ social media യിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് virtual community കളിൽ

സാമുദായിക ഇടപെടലാണ് social media social media സമൂഹത്തിന് എങ്ങനെ പ്രയോജനം ചെയ്യുന്നു social media സമൂഹത്തിന് അവിശ്വസനീയമാംവിധം ഗുണം ചെയ്തിട്ടുണ്ട് പ്രായത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും തടസ്സം അത് ഇല്ലാതാക്കി social media site കൾ ലക്ഷ്യമിടുന്നത് വിശാലമായ പ്രേക്ഷകരെയാണ് ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ കഴിയും ദൂരം ഇനി ഒരു പരിമിതി അല്ല അധ്യാപകരും വിദ്യാർത്ഥികളും social media tool കൾ വഴി ബന്ധപ്പെടുന്നു ആളുകൾ ജോലി കണ്ടെത്തുകയും shop ചെയ്യുകയും അവലോകനങ്ങൾ പങ്കിടുകയും

അവരുടെ കഴിവുകൾ അഭിനിവേശവും പ്രകടിപ്പിക്കാനുള്ള സമഗ്രവേദിയാണ് ഇത് social media യുടെ പോരായ്മകൾ എന്തൊക്കെ social media യുടെ പോരായ്മകൾ യുവത്വം അനുചിതമായി അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് എന്നതാണ് വഞ്ചനാ പരവും നിയമവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്ക് ആളുകൾ ഇരയാകുന്നു social media യിലെ അമിതമായ ആസക്തി ആളുകളുടെ

മുൻകാലങ്ങളിൽ മനുഷ്യർക്ക് വളരെയധികം ആശയവിനിമ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല അവർ അധികം ഇടപഴകാത്തതിൻ്റെ കാരണം ഇതാണ് അവർ അങ്ങനെ ചെയ്താലും അവരുടെ സാമൂഹികവൽക്കരണം അവരുടെ സ്വന്തം ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അടുത്ത വൃത്തത്തിൽ കണ്ടുമുട്ടുന്നതിലേക്ക് ചുരുങ്ങി ലോകമെമ്പാടും എന്താണ് സംഭവിക്കുന്നത് എന്ന് ആളുകൾക്ക് കൂടുതൽ പര്യവേഷണം ചെയ്യാൻ

ത്തിയിരിക്കുന്നു ഇപ്പോൾ സാങ്കേതികവിദ്യ ജനങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു ആശയവിനിമയത്തിന് ദൂരം ഒരു തടസ്സമല്ല ലോകത്ത് എവിടെ നിന്നും ആളുകൾക്ക് ആരുമായും ആശയവിനിമയം നടത്താനാകും ലോകമെമ്പാടും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് തൊഴിലന്വേഷകർ ജോലി കണ്ടെത്തുന്നതിനുള്ള ചക്രവാളം വിശാലമാക്കുക മാത്രമല്ല social media platform കളിൽ അഭിമുഖങ്ങൾ നൽകുകയും ചെയ്തു social media ആളുകളുടെ ജീവിതം വളരെയധികം ലൾ ലളിതവും

ജനജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ social media ഉപയോഗിക്കുന്നത് ഒരാളെ ആശയവിനിമയം നടത്താനും ഇടപഴകാനും സൗഹാർദ്ദപരമാകാനും അനുവദിക്കുന്നു അതേസമയം സമകാലിക സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുക വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ സൃഷ്ടിക്കുക സ്വയം വിദ്യാഭ്യാസം ചെയ്യുക ഏത് സ്ഥലത്തേക്കും യാത്ര ചെയ്യുക മറ്റ് നിരവധി അനുകൂലങ്ങൾ പ്രജ പ്രയോജനപ്പെടുത്തുക ഏതൊക്കെ social network site കളാണ് ഏറ്റവും അറിയപ്പെടുന്നത് നിങ്ങൾ യൂട്യൂബ് മെസ്സഞ്ചർ ഉപയോഗിക്കാവുന്ന നിരവധി social media platform കൾ ഉണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ സ്നാപ്പ് ചാറ്റ് വാട്സ്ആപ്പ് പിൻട്രെസ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിൽ social media യ്ക്ക് പങ്കുണ്ടോ നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിൽ social media site കൾക്ക്

വരുത്തിയേക്കാം അതിൽ കണ്ണിൻ്റെ ബുദ്ധിമുട്ട് സാമൂഹിക വിവേചനം അസ്വസ്ഥമായ ഉറക്കം എന്നിവ ഉൾപ്പെടുന്നു നിങ്ങൾ വഴക്കിടാനും വിയോജിക്കാനും കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഇത് ദീർഘകാലം കാലടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാം വൈകാരിക ബന്ധങ്ങളുടെ കാര്യത്തിൽ പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നതിനും

ബന്ധം സ്ഥാപിക്കുന്നത് പ്രയോജനകരമാണ് ആരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിൽ social media ഒരു യഥാർത്ഥവിവര വിധിയാണ് ഇതിന് നിരവധി ഗുണങ്ങളുണ്ട് സംശയ പ്രദമായ വിവരങ്ങൾ സമഗ്രമായി അന്വേഷിക്കു അന്വേഷിക്കാത്തത് പോലെ തന്നെ ഹാനികരമായ ഹാനികരമയേക്കാം കാരണം social media യ്ക്ക് വേറെയും ദുരുദ്ദേശങ്ങൾ ഉണ്ട് മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ കണ്ണാടി ആയിരിക്കണം ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യം മൗലികമായ ഒരു അവകാശമാണ് പൗരന്മാർക്കുള്ള ഈ സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കും ഉണ്ട് അതുകൊണ്ടുതന്നെ അഭിപ്രായം സ്വാതന്ത്ര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മാധ്യമസ്വാതന്ത്ര്യം സമൂഹത്തിലെ അഴിമതിയും അനീതിയും തുറന്നു കാട്ടുവാനും അതിനെ എതിരായി പ്രവർത്തിക്കുവാനും മാധ്യമങ്ങൾക്ക് കഴിയണം ജനാധിപത്യ വ്യവസ്ഥിതിക്കധിക്ഷിതമായി ഉയർത്തുന്ന

ആരുടെ എങ്കിലും സ്വാധീനത്തിൽ ഭീഷണിയിലോ വഴങ്ങി മാധ്യമപ്രവർത്തകർ തങ്ങളുടെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞുമാറരുത്

hello

ഞാൻ ശ്രദ്ധയാന്ന് മനസ്സിലായിറ്റില്ലേ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 ഓ അതിയ പിന്നെന്തിണ്ട് എന്താപ്പാ സുഖം തന്നെ

degree എല്ലാം കഴിഞ്ഞില്ലേ ഇനി എന്താ പരിപാടി എന്തേലും നോക്കണം അയിന പറ്റി ചോയ്ക്കാൻ തന്നെ ഞാൻ നിന്നെ വിളിച്ചേ ഇപ്പോ ആ bcom തന്നെ അല്ലെ എടിത്തത് അപ്പൊ accounting ആയിട്ട് ബന്ധപ്പെട്ടത്അന്നെ നോക്കാനാന്ന ഏർ വിചാരിക്കിന്ന്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 ആ മേഘ ഒരു course നെ കുറിച് പറഞ്ഞിട്ടുണ്ടയിന്

അത് professional accounting ആന്ന പറഞ്ഞെ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

അത് മാങ്ങാട്ടുപറമ്പ ആന്നാ പറഞ്ഞെ ആ അഹ് എത്ര മാസത്തെ ആന്നാട്ടം പറഞ്ഞിന

അതേയ എത്രയാ അത് പൈസ അതിന് അതിനിപ്പം മൂയായിരത്തി അഞ്ഞൂറ് അവിടെ course കഴിഞ്ഞാല് ആട certificate കിട്ടും അതുപോലെ പരിശീലനം കഴിഞ്ഞാല് അവിടെ തന്നെ ഒരു ജോലിയിലേക്കുള്ള ഒഴിവ് അതും ഉണ്ടാകും ആ എന്നാ പിന്ന നമ്മക്ക് അത് നോക്കിയാലോ അതെ അതാവുമ്പം എന്തേലും ഒഴിവിണ്ടാവുമ്പം അവിടെ തന്നെ കിട്ടിയാലും നല്ലതല്ലേ അതന്നെ അതാവുമ്പം അടുത്തന്നെ ആവും ചെയ്യല്ല ആ അതന്നെ എന്ന പിന്ന അയിനെന്നെ പോവാനാന്ന് വിചാരിക്കിന്ന്‌ ഉം വേറെ ആരെല്ലാനാണ് അവെരെല്ലാരും ഇണ്ട? ആ അവെരെല്ലാരും ഇണ്ടാവുന്നു പറഞ്ഞിട്ടുണ്ടായിന്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

എന്ന നീ ചോയിച്ചിട്ട് ഏർ നോക്കിയിട്ട് പറട്ടാ ആ അഹ് എന്ന പിന്ന അവിടെ നമ്മക്ക് ഒന്ന് പോയി നോക്കണ്ടേ അയിനാ കുറിച്ച അന്വേഷിക്കണ്ടേ ആ അന്വേഷിക്കണം ഏർ എല്ലാരിക്കും പറ്റുന്ന ഒരു ദിവസം നോക്കിയിട്ട് പോവാന് വിചാരിക്കിന്നിണ്ട് ആഹ് അടിത്തഴ്ച ആറ്റം പോയാലോ അന്നേരെ എനിക്ക് പറ്റൂ ആ ആനക്കും അങ്ങനെന്നെ ഈ ആഴ്ച പറ്റൂല അടുത്ത ആഴ്ച നോക്കാന്നാ വിചാരിക്കിന്ന്

അവരോടെല്ലും ആഹ് അവരോടെല്ലും ചോയിച്ചിട്ട് പറയാ ആഹ് ആഹ് എന്നാ പിന്ന നീ ചോയിച്ചിട്ട് എന്നോട് പറ

ഇല്ല എനക്കും അയിന് താല്പര്യയൊന്നും ഇല്ല pg ക്ക് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള course നോക്കിയിട്ട് കൊറേ ഞാൻ നോക്കിന് പിന്നെ അന്ന് മേഘ പറഞ്ഞിട്ടില്ലത് ഈന്ന് പറഞ്ഞിട്ട് അതെന്നെ ഇങ്ങനെ എന്തെകിലും course എടുത്താപിന്ന ജോലി അങ്ങനെ കിട്ടായാ എങ്കില് പിന്ന കോഴപുല്ലല്ലോ